തെറ്റാതെ തന്മാത്രവാക്യം എഴുതാൻ പറ്റണം. yes ഇനി അടുത്ത question നമ്മുക്ക് നോക്കാല്ലോ എന്താണത്? yes ഒരു molecular formula അല്ല structural formula of a hydrocarbon is given അല്ലെ ഒരു hydrocarbon ന്റെ ഏർ structural വാക്യം തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര atoms ആണ് main chain ൽ, മുഖ്യ chain ഇൽ എത്ര carbon atom ഉണ്ട്? അപ്പോൾ നമ്മളാദ്യം main chain ഇനെ കണ്ടുപിടിക്കണം. main chain ഇലാണ് ഏറ്റവും കൂടുതൽ number carbon atoms വരേണ്ടത്. അല്ലെ. ഏറ്റവും കൂടുതൽ number carbon atoms എവിട വരുന്നോ അയാളാണ് മുഖ്യഘടന എന്ന് പറയുന്നത്. അപ്പോളൊന്നുങ്കിൽ നമ്മുക്ക് ഈ style ഇൽ ചേയ്യുന്നെ consider ചെയ്യാം. അപ്പോൾ ഒന്നേ രണ്ടേ മൂന്നേ നാലേ അഞ്ചു carbon atom വരും അല്ലെ? ആ chain നമ്മൾ consider ചെയ്ത കഴിഞ്ഞാൽ അഞ്ചു carbon atom വരും. ഇനി ഇതാ ഈ chain consider ചെയ്യാം അപ്പോൾ എത്ര വരും? ഒന്നേ രണ്ടേ മൂന്നേ നാല്. ഏതാണ് വലുത്? ഏതു chain ആണ് അപ്പോ നമ്മൾ എടുക്കേണ്ടത് മക്കളെ? ഏതു chain ആ നമ്മൾ എടുക്കേണ്ടത്? ദാ ഈ chain ആണ് നമ്മൾ consider ചെയ്യേണ്ടത് അല്ലെ? ഇതാണ് ഏറ്റവും കൂടുതൽ carbon atom ഉള്ള chain ഇനി ഇവിടെ എത്ര carbon atom ഉണ്ടെന്നാണ് നമ്മൾ കണ്ടത്? അഞ്ചു carbon atom ഇനി position number. branch ന് position number കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെങ്ങനെ ചെയ്യും? ഇനി എന്റെ കുട്ടികൾക്ക് easy ആയിട്ട് ചെയ്യലോ? left to right ഉം right to left ഉം ചെയ്യും അല്ലേ? ഒന്നേ രണ്ടേ മൂന്നേ നാലേ അഞ്ചേ ഇനി തിരിച്ചു ചെയ്യാം. one two three four five അല്ലെ? എങ്ങനെ ചെയ്താലും മൂന്ന് എന്ന സ്ഥാനസംഘ്യ എന്ന ഈ position number ആണ് നമ്മുടെ ശാഖക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോ miss ഇതാ left to right എടുക്കുകയാണ് ready? ഇനി എന്താണ്? position number ഏതാ? മൂന്നാമത്തെ carbon ഇലാണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്ഥാന സംഖ്യ അല്ലെങ്കിൽ position number ഇനി IUPAC name എഴുതണം. easy ആയിട്ട് പറയാലോ. ആദ്യം നമ്മളെന്ത് ചെയ്യണം branch ന്റെ position ഇവിടെ മൂന്നാമത്തെ carbon ഇലാണ് അപ്പോൾ മൂന്ന് എന്നഴുതി. ഇനി നമ്മൾ hyphen ഇടണം. എന്നിട്ട് ഏതാണ് branch? c h three group ആണ്. c h group ആണ് branch എങ്കിൽ അത് methyl group ആണ്. അല്ലെ? methyl group ആണ്. അപ്പൊൾ three methyl word root ഏതാണ്? അഞ്ചു carbon atom ഉള്ള ആൾടെ word root ഏതാണ്? നമ്മുടെ pent ആണ്. അപ്പൊൾ three methyl pentane ആണ് ഇവിടുത്തെ compound എന്ന് പറയുന്നത്. set yes okay അപ്പൊ നമുക്കിനി അടുത്ത question ലേക്ക് പോകാം. എന്താണ് next question. yes. ദാ മക്കളെ ഈ തന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് isomeric ജോഡികളെ, isomeric pair ഉകളെ നമ്മുക്ക് കണ്ടെത്തണം. അപ്പൊ മക്കളെ miss ആദ്യം ഒരു കാര്യം പറഞ്ഞ് തരാം. ready? അപ്പൊ നിങ്ങൾക്കറിയാലോ ror എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏതു functional group ആണ്? alkoxy group ആണ്, അല്ലെ? അതൊരു alkoxy group ആണ്. അവരെ നമ്മൾ ether കൾ എന്ന് വിളിക്കും. അല്ലെ? ഇനി o s എന്ന് പറഞ്ഞാൽ ആരാണ്? hydroxy group ആണ്. ഇവരെ നമ്മൾ ഒരു പേര് വിളിക്കും അതാണ് alcohol. മക്കളെ നിങ്ങൾക്ക് ചോദ്യത്തിൽ ഒരേ number carbon atom ഉള്ള ഒരു ether നേയും alcohol നേയും തന്നിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ട് പേരും എപ്പോഴും isomeric ജോഡികൾ ആയിരിക്കും. clear ആണോ? അപ്പോൾ കണ്ണും പൂട്ടി ഒരേ number carbon atom ഉള്ള ഒരു ether ഇനിയും

രണ്ടാമത്തെ ആൾ o s group ഉണ്ട്. alcohol ആണ്. എത്ര carbon atom? ഒന്നേ രണ്ടേ മൂന്നേ നാലേ, നാല് carbon atom ഉണ്ട്. ഇനി രണ്ടാമത്തെ ആളിലേക്ക് വരുമ്പോൾ, ദാ നോക്കിക്കേ, r o r o group ഉണ്ട്. alkoxy group ഉണ്ട്. ether ആണ്. ഇയാൾക്ക് എത്ര carbon? ഒന്നേ രണ്ടേ മൂന്നേ നാലെ miss ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരേ number carbon atom ഉള്ള ഒരു alcohol ഉം ether ഉമുണ്ടെങ്കിൽ, അവർ രണ്ടുപേരും isomeric ജോഡികളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്? ഇവിടെ isomeric pairs ആണ്. clear ആണോ? clear ആണോ എന്റെ കുട്ടികൾക്ക്? അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് മക്കളെ, ഏതൊക്കെയാണ് isomeric ജോഡികളെന്ന് പറയുന്നത്? രണ്ടും മൂന്നുമാണ്. ഇനി easy ആയിട്ട് കണ്ടുപിടിക്കില്ലേ? yes ഇനി isomerism same number carbon atom എന്താണ് വ്യത്യാസം? funtional group ൽ മാത്രം വ്യത്യാസം. ഒരേ number carbon atom ഉണ്ട്. എന്നാൽ functional group ൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് functional isomers അല്ലെ? functional isomer കൾ എന്ന് നമുക്കവരെ വിളിക്കാം set ആണോ ന്റെ കുട്ടികൾക്ക്? ഇനി എന്നാണ് മക്കളെ? how many isomers are possible for homo one അല്ലെ? ഇതാരാണ്? നാല് carbon atom ഉള്ള alkane നമ്മുടെ butane എ എത്ര isomers possible ആണെന്നാണ് ചോദിച്ചതിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ butane ഒരു alkane ഒക്കെ തന്നിട്ട് എത്ര isomers ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം അവർ ഉദ്ദേശിക്കുന്നത് എത്ര chain isomers possible ആണെന്നാണ്. എന്താണ്? എത്ര chain isomers possible ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ready ആണോ? അപ്പൊ മക്കളെ, miss ഒരു കാര്യം പറഞ്ഞേരാം. butane ആണെങ്കിൽ അയാൾക് ഒരേയൊരു chain isomer ആണ് possible ആയിട്ടുള്ളത്. miss കാണിച്ചുതരാം. ഇവിടെ ഉള്ളത് c h three, c h two, c h two, c h three ആണ്. അല്ലെ? എപ്പോഴാണ് ഇവര് chain isomer ആവുന്നത്? chain ന്റെ structure ഇൽ അല്ലെ? അതെ. ഘടനയിൽ വ്യത്യാസം വരുമ്പോഴാണ്. അതായത് ഒരാള്നേർ chain ആണെങ്കിൽ straight chain ആണെങ്കിൽ അടുത്തയാൾ ഒരേ number carbon atom ഉള്ളൊരു branch ഉള്ള ഒരാളായിരിക്കും അല്ലെ? അപ്പൊ ഇയാള് branch ആക്കിയാൽ ഈ c h three group നെ നമ്മക് branch ആക്കം. അല്ലെ? നോക്കിക്കേ, അപ്പോൾ c h three, c h, c h three, c h three ദാ ഈ ഒരൊറ്റ isomer മാത്രമാണ് നമ്മുടെ butane possible ആയിട്ടുള്ളത്. അപ്പോൾ miss പറയാണ് butane ന്റെ ഒരേയൊരു chain isomer ആണ് ആര്? three methyl propane എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാം ഒരൊറ്റ isomer ആണ് possible ആയിട്ടുള്ളത്. അയാളാണ് three methyl propane എന്ന് പറയുന്നത്. അപ്പോൾ chain isomers നെ കണ്ടുപിടിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യാം? ഒരു mathyl group നെ എടുത്തിട്ട് ഏതൊക്കെ carbon atom ത്തിൽവെച്ചു branch ഉകളുണ്ടാക്കാം എന്ന് നോക്കിയാൽ മതി. set? clear? yes അപ്പൊ അടുത്ത question ലേക്ക് പോകാം. എന്താണ് നമ്മടെ അടുത്ത ചോദ്യംന്ന് പറയുന്നത്. ആ yes ദാ നമ്മടെ examination ന് ഏറ്റവും important ആയിട്ടുള്ള വളരെ വളരെ favourite ആയിട്ടുള്ള ചോദ്യമാണ്. ഈ നാല് reactions നെയും ഇതേപോലെ match the following എന്ന് പറയുന്നത്. okay അപ്പൊ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും അല്ലെ? ഇത്രെയും reaction എങ്ങനെ ഓർത്തിരിക്കും? miss പറഞ്ഞേരാം. simple ആയിട്ട് ഇതാ മക്കളെ ഒരു alkane അതായത് carbon carbon single bond ഉള്ളൊരു alkane ഉണ്ടെങ്കിൽ അവർ എപ്പോഴും കാണിക്കുന്നത് ഏതു reaction ആണെന്ന് അറിയോ. ഇവർ എപ്പോഴും നടത്തുന്നത് substitution reaction അല്ലെങ്കിൽ ആതീശ്വരാസ പ്രവർത്തനം ആയിരിക്കും. clear ആണോ?

തന്നിട്ടുണ്ട്. അതായത് carbon carbon double bond അല്ലെങ്കിൽ triple bond ഉള്ളവരെ തന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടികൾക്ക് കണ്ണുംപൂട്ടി പറയാം ഇവര് കാണിക്കുന്നത് ഒന്നുമല്ല addition reaction ആണ്. എന്താണ്? addition രാസപ്രവർത്തനം ആണ് alkene കളും alkyne കളും കാണിക്കുന്നത്. ഇനി ഒരു hydrocarbon തന്നിട്ട് hydrocarbon തന്നിട്ട് അപ്പോൾ oxygen തരികയാണ് എന്നിട്ട് carbondioxide ഉം water ഉമാകുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ അതായത് ഏതേങ്കിലൊരു hydrocarbon alkene ആയിക്കോട്ടെ alkyne ആയിക്കോട്ടെ ആരുമായ്ക്കോട്ടെ അയാൾക്കൊപ്പം oxygen നെ തന്നിട്ട് നിങ്ങളോട് carbondioxide ഉം water ഉം കണ്ടുകഴിഞ്ഞാൽ

നിങ്ങൾക് പറയാം ഇവിടെ n എന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പോൾത്തന്നെ ഓർക്കണം അതാണ് polymerization എന്താണ്? polymerization അപ്പോൾ ഓരോ reaction നെയും easy ആയിട്ട്

അവരെ നമ്മള് മുറിക്കയാണ് thermal cracking ആണെങ്കിൽ താപീയ വികടനമാണ്. ഇനി നമ്മക്ക് ഈ box ചെയ്തുനോക്കാം. അല്ലെ? ഈ box നമ്മുക്ക് ചെയ്തുനോക്കാം. എന്താണ് മക്കളെ. c l three c l three plis cl two ഇതാരാണ് ഇത് നമ്മളുടെ ethane ആണ്. ഒരു alkane ആണ്. alkane ആണെങ്കിൽ അവർ ഏത് reaction ആ മക്കളെ നടക്കുക? substitution reaction ആണ് അല്ലെ? ഒരു chlorine ഉള്ളിൽ കേറും, ഒരു hydrogen tata byebye പറഞ്ഞു പോകും അവിടെ ആരാ ഇല്ലത്? ദാ കിടക്കുന്നു, ഇതാണ് substitution reaction ഇനി ഇതാ ഒരു alkane ഉം hydrocarbon ഉം oxygen ഉം ആരാണത്? ജ്വലനം അല്ലെങ്കിൽ compression ആണ്. ദാ product ആയിട്ട് carbondioxide ഉം water ഉമുണ്ട്. ദാ answer ൽ compression അല്ലെങ്കിൽ ജ്വലനവുമുണ്ട്. set? ഇനിയെന്താണ്? n c h two n എന്ന് കണ്ടാൽ അത് ഏത് reaction polymerization reaction product ലും n ഉണ്ടാകും. the answer is polymerization ഇനിയെന്താണ്? ദാ ഒരു propane എ തന്നിട്ടുണ്ട്. അവരെ കുട്ടികുട്ടി രണ്ട് രണ്ട് രണ്ട് ചെറിയ ചെറിയ രണ്ടാൾക്കാരായിട്ട് മാറിയില്ലേ. വല്യ alkyne നെ ചെറിയ ചെറിയ ആളാക്കിമാറ്റിയെങ്കിൽ അതേതാണ് മക്കളെ? thermal crack cracking അല്ലെങ്കിൽ താപീയ വികൃതം എന്ന് നമ്മൾക്കു easy ആയിട്ട് പറയാം. ready ആണോ? ready അല്ലെ ന്റെ കുട്ടികൾക്ക്? അപ്പോൾ ഇനി ദാ നമ്മൾടെ അഞ്ചു reaction ഉം easy ആയിട്ട് identify ചെയ്യാനുള്ളൊരു logic ആണ് miss പറഞ്ഞുതന്നിട്ടുള്ളത്. എല്ലാരും കൃത്യമായിട്ട് അത് ഓർത്തു വെക്കണം ട്ടൊ. അപ്പൊ ഇനി final ആയിട്ട് വരാൻ പോകുന്ന ഒരു ചോദ്യം കൂടെ നമ്മുക്ക് നോക്കാം. yes എന്താണിത്? മക്കളെ ഇതിൽനിന്ന് ആരാണ് carboxylic acid? ആരാണ് carboxylic acid ഒരു carboxyl group ഉള്ള ആളാണ് carboxylic acid അതായത് c o o s group ഉള്ള ആളാണ് ആര് നമ്മടെ carboxylic acid കൾ എന്ന് പറയുന്നത്. ഇവിടെ ആരെങ്കിലുമുണ്ടോ? ദാ ഉണ്ട്. അല്ലെ ഇയാളാണ് നമ്മടെ carboxylic acid എന്ന് പറയുന്നത്. ഇനി ആരാണ് മക്കളെ ester എന്ന് പറയുന്നത്. ester എന്ന് പറഞ്ഞാൽ c o o എന്ന് പറയുന്ന functional group ഉള്ളവരാണ് ester ഒരു acid ഉം ഒരു alcohol ഉം react ചെയ്താൽ കിട്ടുന്നതാണ് ester അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ദാ കിടക്കുന്നു, ഇയാളാണ് നമ്മടെ ester c o o c h two c h three ഇതാണ് നമ്മടെ ester ഇനി എന്താണ്? identify ethanol. ethanol എന്ന് വെച്ചാൽ meth eth രണ്ടു carbon atom ഉള്ള ഒരു alcohol അതായത് ഒരു o s group functional group ഉള്ള ആളാണ്. ഇയാളാരാ ദാ കിടക്കുന്നു c h three ch two o s ആണ് നമ്മടെ ethanol എന്ന് പറയുന്നത്. ഇനി എന്താണ് മക്കളെ ethanol നെ industry ൽ prepare ചെയ്യാൻ വ്യാവസായകമായി നിർമിക്കാൻ ആരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആരെയാണ് ഉപയോഗിച്ചത്? ആ നമ്മടെ കരിമ്പിൻ juice ഇൽനിന്നൊക്കെ കിട്ടുന്ന molasses അല്ലെ? അല്ലെ malaces molasses ൽ ആരാണുള്ളത്? നമ്മുടെ cane sugar ആയിട്ടുള്ള sucrose ആണ്.

ഈ രണ്ടു chapters ൽനിന്നും questions വരുക ready അപ്പൊ ഇതേപോലെ ബാക്കി ബാക്കി important ആയിട്ടുള്ള എല്ലാ questions ഉമായിട്ട് ഇന്ന് വൈകിട്ടൊരു ഏഴരയ്ക്ക് miss എത്തുന്നുണ്ടാവും ഒപ്പം നിങ്ങൾ physics full set ആക്കിത്തരാൻ നമ്മടെ physics team അലക്സ് sir ഉമുണ്ടാകും. അപ്പോൾ ഇന്ന് വൈകിട്ടെ ഏഴരയുടെ live ആരും miss ചെയ്യരുത്. അതുമാത്രമല്ല നാളെ രാവിലെ കൃത്യം ആറരയ്ക്ക് നിങ്ങളെ boost പഠിപ്പിച്ച് full set ആക്കി, booster marathon ഉം കൂടെ ഓടിച്ചിട്ടേ നാളത്തെ exam എഴുതാനായിട്ട് വിടുകയുള്ളു. അപ്പോൾ ആരും miss ചെയ്യരുത്. അപ്പൊ വൈകിട്ടത്തെ live ലും കാണാം അത് കഴിഞ്ഞാൽ നാളെ രാവിലെ ആറരയുടെ marathon ഇലും കാണാം. okay hello മക്കളെ. നമ്മളെ chemistry ലെ last രണ്ടു chapters ആയിട്ടുള്ള nomenclature and isomerism അതേ പോലെ തന്നെ chemical reactions of organic compound ഈ രണ്ട് chapter ഉം നോക്കിക്കഴിഞ്ഞാൽ നമ്മടെ public exam ന് പതിനഞ്ചു mark ഇനാണ് questions ചോദിക്ക. അപ്പോൾ ഈ രണ്ട് chapter ലെ questions അടിപൊളിയായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക് ഒരു പേടിയും കൂടാതെ തന്നെ പതിനഞ്ചു mark pocket ൽ ആക്കം. ready? അപ്പോൾ miss നടോപ്പം പതിനഞ്ചു miss pocket ൽ ആക്കാൻ എന്റെ എല്ലാ കുട്ടികളും ready ആണോ? അപ്പൊ questions ലേക്ക് കടക്കുന്നതിനു മുന്നേ എന്റെ കുട്ടികള് ഒരു കാര്യം miss ഓർമ്മിപ്പിക്കയാണ്. ഇന്ന് വൈകിട്ട് കൃത്യം ഏഴരയ്ക്ക് അലക്സ് sir ഉം ഒപ്പം miss ഉം എത്തുന്നുണ്ടാവും. നമ്മടെ physics and chemistry ലെ final marathon ഓടിത്തീർക്കുന്നതിന് വേണ്ടിയിട്ട്.

പഠിപ്പിച്ചു തന്നിട്ടേ അലക്സ് sir ഉം miss ഉഒക്കെ നിങ്ങളെ exam എഴുതാനായിട്ട് വിടുവുള്ളു. ready ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾത്തന്നെ notify me യിലേക്ക് കൊടുത്തു വെക്കാൻ മറക്കരുത്. അപ്പൊ നമ്മുക് first question ഇലേക്ക് പോകാം. എന്താണ് first question yes select the general formula for alkenes അല്ലേ alkynes ന്റെ പൊതുവായ സമവാക്യം തിരഞ്ഞെടുത്തെഴുതാൻ. ആരാണ് മക്കളെ alkyne ഉകൾ എന്ന് പറയുന്നത്? yes. carbon carbon triple bond ഉള്ളവരെയാണ് അല്ലെ നമ്മൾ alkynes എന്ന് പറയുന്നത്. ഈ alkynes ന് general ആയിട്ട് ഒരൊറ്റ formula എ ഉള്ളു. അതാണ് c n h two n minus two എന്ന് പറയുന്നത്. clear. ഈ option ഇവിടെ ഉണ്ടോ? ദാ കിടക്കുന്നു. ഇതാണ് alkynes ന്റെ general formula അങ്ങനെയാണെങ്കിൽ ഇതേ പോലെത്തന്നെ ന്റെ കുട്ടികളോട് ചോദിക്കാം. നമ്മടെ alkanes ന്റെയും okay alkanes ന്റെയും അതേപോലെതന്നെ alkenes ന്റേയുമൊക്കെ general formula എന്താണ് എന്ന് one mark നു ചൊടിച്ചൂടേ? ചോദിക്കാം. അപ്പോൾ ആരാണ് മക്കളെ alkenes എന്ന് പറയുന്നത്? carbon carbon single bond ഉള്ളവരെയാണ് അല്ലെ നമ്മൾ alkane നുകൾ carbon carbon ഏകബന്ധനം ഉള്ളവരാണ് alkanes എന്ന് പറഞ്ഞാൽ. ഇവരുടെ general formula എന്താണ്? easy ആയിട്ട് പറയാം നമ്മുക്ക് c n h two n plus two ആണ്. അല്ലെ? ശരിയാണോ miss പറഞ്ഞത്? പിന്നെ carbon carbon double bond വന്നാൽ ബിബന്ധനം വന്നാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് alkene കൾ അല്ലെ c double bond c ആണ്. ഇവരുടെ general formula എങ്ങനെ ഓർത്തിരിക്കും? ദാ c h two n plus two ൽ നിന്ന് രണ്ട് കൊറക്കുക. ഈ രണ്ടിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക c n h two n എന്നാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട alkyne കൾ അല്ലെ. alkyne കൾ ആരായിരുന്നു? carbon carbon triple bond ഉള്ളവരായിരുന്നു ഇവരിൽനിന്നും രണ്ടു കൊർച് കഴിഞ്ഞാൽ alkynes ന്റെ general formula നമ്മക്ക് കിട്ടും. അതെന്താണ്. c n h two n minus two. clear അപ്പോൾ one mark set ആയി നമ്മൾ അടിപൊളിയായിട്ട് set ആക്കി. ഇനിയെന്താണ് അടുത്ത question. yes ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്ന് nomenclature അല്ലെ? ഇതാ correct ആയിട്ട് main chain നെ കണ്ടുപിടിക്കുക. branch നെ identify ചെയ്യ. IUPAC name കൊടുക്കുക. clear അപ്പൊ നമ്മുക്ക് നോക്കാം അല്ലെ write the position number of the branch അപ്പോൾ നമ്മൾ correct ആയിട്ട് numbering ചെയ്യാൻ ഇവിടെ അറിഞ്ഞിരിക്കണം അല്ലെ? എങ്ങനെ നമ്മൾ number ചെയ്യും? ഒരു branch ഒരു ശാഖയുണ്ടെങ്കിൽ ആ ശാഖക്ക് lowest position number

ചെയ്യാലോ? miss നൊപ്പം ചെയ്തോളു. one two three four five അല്ലെ? left to right ചെയ്യുമ്പോൾ നാലാമത്തെ carbon ഇലാണ് നമ്മടെ branch വരിക. ഇനി നമ്മൾ എന്തെയും? തിരിച്ചും ചെയ്യും അല്ലെ. one two three four five. right ഇൽനിന്ന് left ലേക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ carbon ലാണ് നമ്മുടെ branch വരുക. നാലാണോ രണ്ടാണോ ചെറുത്? രണ്ടാണ് ചെറുത്. അപ്പോൾ നമ്മൾ ഏതു numbering ആണ് എടുക്കുക? ദാ മേലേത് ല്ലേ. right to left ആയിട്ടുള്ള numbering ആണ് ഇവിടെ correct ആയിട്ട്പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഥാനസംഖ്യ അല്ലെങ്കിൽ position number ഏതാണ് മക്കളെ. രണ്ടാണ് branch ന്റെ position number എന്ന് പറയുന്നത് ready? ഇനിയെന്താണ്. branch ന് പേരുകൊടുക്കാനാണ്. എന്റെ കുട്ടികളോട് chapter ൽ നിന്നും രണ്ടേ രണ്ട് branch കളുടെ പേരുകളാണ് ചോദിക്ക. ആ രണ്ട് branch കളെയും miss ഇപ്പോൾ ready ആക്കിത്തരാം. clear? നമ്മടെ c h four എന്ന് പറയുന്നതാരാണ് മക്കളെ? നമ്മടെ methane ആണല്ലേ methane ഇൽ നിന്ന് ഒരു h പോയാൽ കിട്ടുന്നയാളാണ് ആര് c h three group എന്ന് പറയുന്നത്. അല്ലെ methane c h four ആണ് ഒരു hydrogen പോയാൽ കിട്ടുന്നയാളാണ് c h three അങ്ങനെയാണെങ്കിൽ ഈ group ന്റെ പേരു പറയുന്നത് എന്താണെന്നറിയോ methyl എന്നാണ്. അപ്പോൾ c h three നെ എവിടെ കണ്ടാലും എന്റെ കുട്ടികൾ പറയണം അത് methyl group ആണ്. ഇനി h c two h six എന്ന് എഴുതിയാൽ ഇത് ആരാണ്?

ethane ൽ നിന്നൊരു hydrogen പോയാൽ നമ്മുക്കു കിട്ടുന്ന group ആണ് ethyl group. ready ഈ രണ്ട് branch ഉകളെ മാത്രം എന്റെ കുട്ടികൾ ഈ chapter ഇൽനിന്ന് പഠിച്ചാൽ മതിയാകും. ready യാണോ? അപ്പൊ നോക്കിക്കേ ഇവിടെയുള്ളതേത് group ആണ്? c h three group ആണ്. അപ്പോളത് ഏത് branch ആണ് മക്കളെ? yes ഇത് methyl group ആണ് അല്ലെ. c h three എന്ന് പറയുന്ന methyl group ആണ്. ഇവിടുത്ത branch അല്ലെങ്കിൽ ശാഖ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ IUPAC name എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എങ്ങനെ നമ്മൾ IUPAC എഴുതും? branch ഉണ്ടെങ്കിൽ branch ന്റെ position number ധാര സംഖ്യയാണ് ആദ്യം നമ്മൾ പേരിൽ കൊടുക്കേണ്ടത്. ഇവിടെ second carbon atom ത്തിലാണ് അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും ആദ്യം രണ്ട് എന്നെഴുതും അല്ലെ? ഇനി ഇത് ഒരു number ആണ് അടുത്ത വരാൻ പോകുന്നത് branch ന്റെ പേരാണ്. അപ്പോൾ number ഇനെയും letter ഇനേയും അല്ലെ, സംഖ്യകളെയും അക്ഷരങ്ങളെയും തമ്മിൽ separate ചെയ്യാൻ നമ്മളൊരു hyphen ഇടണം, must ആണ്. ready? ഇനി വരേണ്ടത് branch ന്റെ name ആണ്. branch ന്റെ name കൊടുക്കുമ്പോൾ capital letter ൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോളെന്താണ് branch ന്റെ പേർ ഇവിടെ? methyl ലെന്നാണ് അല്ലെ? അപ്പോൾ two methyl ഇനി വരേണ്ടത് ആരാണ്? word root ആണ്. ഇവിടെ എത്ര carbon ഉണ്ട്? അഞ്ചു carbon atom ഉണ്ട്. അഞ്ചു carbon atom ഉണ്ടെങ്കിൽ word root എങ്ങനെ വരും? meth eth prop bute pent ആണല്ലേ. അപ്പോൾ pent ആണ് ഇവിടുത്തെ word root എന്ന് പറയുന്നത്. ഇനി വരേണ്ടത് suffix ആണ്. alkane ആണ് single bond ഏകബന്ധനം മാത്രമുള്ള alkane ആണെങ്കിൽ suffix എങ്ങനെ വരണം? ane എന്ന് വരണം. അല്ലെ? ane എന്ന് വരണം. അപ്പോൾ two methyl pentane ആണ് നമ്മുടെ ഈ compound എന്ന് പറയുന്നത് തെറ്റാണോ? നോക്കിക്കേ, മൂന്ന് mark ന്റെ ചോദ്യമാണ്. easy ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഇതേപോലെ ആളെ മാറ്റിത്തന്നാലും എന്റെ കുട്ടികൾക്ക് easy ആയിട്ട് nomenclature ചെയ്യാൻ പറ്റും. അടുത്ത question എന്താണ്? വീണ്ടും ഒരു alkyne ന്റെ structure തന്നിട്ടുണ്ട്. ഇയാൾടെ molecular formula അല്ലെങ്കിൽ തന്മാത്രവാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോളിങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ ആരൊക്കെയിണ്ടെന്ന് നോക്കണം, ആരൊക്കെയിണ്ട് carbon ഉം hydrogen ഉം മാത്രുള്ളു. അപ്പം miss എടുത്തെഴുതി ഇവിടെയുള്ളത് ആകെ hello ഞാൻ കൊർച്

മുത്തഴി വിതരണാ സ്ഥാപനങ്ങളിൽ notice അയച്ചു. website ഇൽ പണമടച്ച് order ചെയ്‌താൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിലെ വിലാസത്തിലേക്ക് courier വഴി പടക്കം എത്തിക്കുമെന്ന് കണ്ടെത്തിയതോടെയാണ് പാലക്കാട് ജില്ലാ police ന്റെ പ്രത്യേക അന്വേഷണ സംഘം email notice അയച്ചത് നഗർ ജില്ലയില police Superintendent ഇന് കത്തയച്ചു gilft packet എന്ന പേരിലാണ് പടക്കം വിൽക്കുന്നത്. തമിഴ്നാട്ടിലെ ചില online വ്യാപാര site ഉകൾ പരീക്ഷണത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിലുള്ള വിൽപ്പനയും പരിശോധനയും online പടക്ക വ്യാപാര site ഉകളിൽ link പ്രചരിപ്പിച്ചാലും നടപടിയുണ്ടാവും parcel office ഉകളിലും പരിശോധിക്കും അനധികൃതമായും സുരക്ഷിതമല്ലാതെയും തെ നടക്കുന്ന പടക്ക വ്യാപാരം തടയാൻ പരിശോധന കർശനമാക്കുന്നു കൊച്ചിയിലെ ex deputy chief controller ഉടെ office അറിയിച്ചു. additional district magistrate ഉടെ മേൽനോട്ടത്തിൽ revenue ഉദ്യോഗസ്ഥൻ പരിശോധിക്കും കണ്ണൂരും കാസർകോടും parcel office വഴി എത്തിയ പടക്കങ്ങൾ police പിടിച്ചെടുത്തു രേഖകളില്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും നിന്നെത്തിയ പടക്കം പലയിടത്തും police പിടികൂടുന്നുണ്ട്. ex controller ഉടെ അനുമതിയോടെ പടക്ക രഹിതമായ കരിമരുന്ന് സാമഗിരികൾ മാത്രമേ സംസ്ഥാനത്ത വിൽക്കാനും സൂക്ഷിക്കാനും പാ പാടുള്ളു പടക്കം നിർമിച്ച സ്ഥാപനത്തിലെ license ന്റെ copy യും പടക്കത്തിന്റെ ഉപയോഗിച്ചിട്ടുള്ള കരിമരുന്നിന്റെ അളവ് സംബന്ധിച്ച രേഖകളും ഇത് കൊണ്ടുവരുന്ന വാഹനത്തിൽ സൂക്ഷിക്കണം. വിൽക്കുന്ന കടക്ക് license ആവശ്യമാണ്. അനധികൃത പടക്ക നിർമാണവും വിൽപ്പനയും license ഇ ഇൻ ഇനെതിരും GST നികുതിയെയും സർക്കാരിന് വൻ നഷ്ടമുണ്ടാക്കുന്നുണ്ട്. parcel office ഉകളിലും സംശയമുള്ള parcel ഉകൾ ജീവനക്കാർ ജാഗൃതയോടെ കൈകാര്യം ചെയ്യണമെന്ന് police നിർദ്ദേശിച്ചു. നെല്ല് ഏക്കറിന് രണ്ടേ point ഇരുന്നൂറ് kilo ഇൽ കൂടിയാലും അനധികൃത സംരക്ഷണത്തിനായ് കൃഷി office സാക്ഷ്യപത്രം നൽകണം പാലക്കാട് നെല്ലിന്റെ വിളവ് ഏക്കറിന് രണ്ടായിരത്തി ഇരുന്നൂറ് kilo ഇൽ കൂടിയാലും supply സംഭരിക്കും ഇതിനായി കൃഷി officer സാക്ഷ്യപത്രം നൽകണമെന്നും കൃഷി director നിർദ്ദേശിച്ചു നിലവിൽ supplyco ഏക്കറിന് രണ്ടായിരത്തി ഇരുന്നൂറ് kilo പരിധി ചാണ് നെല്ലെടുക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ഇതിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതായി പാലക്കാട് ജില്ലാ principal കൃഷി officer നൽകി. report ന്റെ അടിസ്ഥാനത്തിലാണ് director ഉടെ നടപടി കലായത്തിന്റെ പകർപ്പ് supplyco general man manager നൽകിയിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കേണ്ടതും supplyco ആണ്. രണ്ടാം വിള വിൽപ്പന കൂടുന്നതിന് അനുസരിച്ച് അധിക നെല്ല് സംഭരിക്കണമെന്നും കൃഷി officer ആവശ്യപ്പെട്ടിരുന്നു. അനുകൂല കാലാവസ്ഥയുടെ ആതി ഉത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളും കാരണ വിളവിൽ ജില്ല ഏക്കറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് kilo വരെ നെല്ല് ലഭിക്കും. നെല്ല് സംഭരണത്തിന് അഞ്ച് ഏക്കറിൽ കൂടുതലുള്ള നെൽകൃഷി സംസ്

മാത്രമേ ലഭിക്കു സംസ്ഥാനത്ത്‌ ന് രഹിതമായ kilo ക്ക് ഏഴേ point എട്ട് രൂപ ലഭിക്കില്ല. ഫലത്തിൽ ഈതവ കർഷകർക്ക് നഷ്ടമാകും ഈ വർഷം മുതൽ നിർബന്ധനകൾ കർഷനമാണ് തീരുമാനം. ഇത് ജില്ലയിലെ കുറച്ചേറെ കർഷകരെ സാരമായി ബാധിക്കും. covid പ്രതിസന്തി ഉൾപ്പെടെ ക്കാൻ ഇത്തരം നിബന്ധനകളിൽ ഇളവ് വേണമെന്ന് എന്നാണ് ആവശ്യം. മുന്നറിയിപ്പില്ലാതെ ഇത്തരം നിർദ്ദേശങ്ങൾ കർശനമാക്കരുതെന്നും കൃഷിക്കാർ ആവശ്യപ്പെട്ടു. നൂറ്റമ്പത് kilo വരെ നെല്ല് ലഭിക്കുന്നുണ്ടെന്നും supplyco യുടെ നെല്ലെടുപ്പ് പരിധി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് kilo വരെ കുയുർത്തണമെന്നും KD MLA നിയമ സഭയിൽ ആവശ്യപ്പെട്ടു. കൃഷി മ് ഭക്ഷ്യ മന്ത്രിമാരും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ രണ്ടാം വിളവിലും ഉൽപ്പാദന വർദ്ധനവ് തുടർന്ന് ജില്ലയിൽ സംഭരണ പരിധി രണ്ടായിരത്തി അഞ്ഞൂറ് kilo യിലേക്ക് ആയിരുന്നു. പന്ത്രണ്ട് മണിക്കൂർ കാത്തു നിന്നിട്ടും police മൊഴി എടുത്തില്ല. രാത്രി പരാതി കേട്ട് കോടതി ദുരനുഭവം നേരിട്ട് വീട്ടിൽ കേറി അതിക്രമം നടത്തിയിട്ട് കുളിച് പരാതി പറയാൻ എത്തിയ അറുപത് വയസ്സുകാരി case ഇൽ പരാതിക്കാരിയുടെ മകൻ arrest ൽ വീട്ടിൽ കയറി അധിക്രമിച്ചെന്ന പരാതി പറയാൻ station ൽ എത്തിയ അറുപത് വയസ്സുകാരി പന്ത്രണ്ട് മണിക്കൂർ കാത്തു നിന്നിട്ടും മൊഴിയെടുക്കാൻ police തയ്യാറായില്ല. പരാതി പരാതിക്കാരി രാത്രി കോടതിയുടെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചെന്ന് നിർദ്ദേശിച്ചപോഴാണ് police മൊഴി കാ മൊഴിയെടുത്തത് അതേ സമയം വീട്ടിലെത്തിയവരെ അധിക് ആക്രമിച്ച പരാധിയെ തുടർന് അവരുടെ മകനെ police വധശ്രമ മത നും case ഇൽ arrest ചെയ്തു. കോടതി ഇയാളെ remand ചെയ്തു. ആരുംകുന്നിന് ചിരട്ടക്കുളം ആ ആലംകുന്ന് രുക്മിണിയാണ് കോടതിയെ സമീപിച്ചത് രുക്മിണിയും മകൻ ഷാജിയും രുക്മിണിയുടെ മകളുടെ ഉം മകളുടെ മകളും താമസിക്കുന്ന വീട്ടിലായിരുന്നു ആക്രമം. ബുധൻ രാത്രി താനും ഷാജിയും കുടുംബക്കാരും സംസാരിക്കുന്ന ആറ് അംഗ സംഘംവീട്ടിലെത്തി അതിക്രമിച്ചു കയറി പറയുന്നു. എന്തിനാണ് ഉറക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതിന് വടി കൊണ്ട് തന്നെ അടിക്കുകയും കൊച്ചുമകളെ പിടിച്ചു തള്ളുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച ഷാജിയേയും അക്രമിച്ചു. തങ്ങളെ അക്രമിക്കുന്നതിനെ തുടർന്നപ്പോൾ ഷാജി മടവാളെടുത്ത്‌ വീശിയതിനെ തുടർന്ന് അക്രമി സംഘത്തിലെ ചിലർക്ക് പരിക്കേറ്റു ആത്മ രക്ഷാർത്ഥമാണ് എന്നാണ് ഷാജി ഏർ വീശിയതെന്ന് രുക്മിണി പറഞ്ഞു. എടക്കനാട്ടുകരം മടക്കടി മനോജ്‌കുമാറിനൊപ്പം സുരേഷ് ബാബുവിന് കൈപ്പത്തിക്കും പരുക്കേറ്റു. യുടെ മൊഴി പ്രകാരം വധശ്രമത്തിന് arrest ഇലായ ഷാജിയെ കോടതി remand ചെയ്തു വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെയാണ് രുക്മിണി പാതി പരാതിയുമായി നാട്ടിലെ police station ഇൽ എത്തിയത്. വൈകിട്ട് ആറ് മണി ആയിട്ടും police പരാതി രേഖപ്പെടുത്തിയിരുന്നില്ല. ഇവർ രാത്രി അഭിഭാഷകരെ മുഖേന മാനാർക്കാട് first class magistrate കോടതിയെ സമീപിച്ചു. ഭൂമി സംബന്ധിച്ച സംഘീര്ണത ജനത്തെ വട്ടം കറക്കുന്നു. പാലക്കാട് ഭൂമിയുടെ resurvey പൂർത്തിയാക്കാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാരെ ഒരക്കുന്നു. ന്റെ highway വ്യവസായ ഇടനാഴിങ്ങളുടെ ഭൂമിയെ ഇത് പ്പോലെയുള്ള ആവശ്യങ്ങൾക്കായി രേഖ സംഘടിപ്പിക്കുന്നവരാണ് കഷ്ടത്തിൽ ആകുന്നത്. village office ഉകളും akshaya കേന്ദ്രങ്ങളും പലരും പല village officer മ്മാര് സേവനങ്ങളും പല മാനദണ്ഡങ്ങളുമാണ് സ്വീകരിക്കുന്നതെന്നും പ്രശ് പ്രശ്നമാണ്. തന്റെ പേരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പലരും നേരിടുന്നത് online പോക്കുവരവ് പൂർത്തിയാക്കാത്ത ഭൂമിയുടെ താൽക്കാലിക ആണ് നൽകിയത്. കാലങ് കാലങ്ങളായി താൽക്കാലിക ലാണ് നികുതി അടക്കുന്നത്. താൽക്കാലിക തണ്ട് പേരും numbe ഉമുള്ള ഭൂമിയുടെ നികുതി അടക്കുമ്പോൾ receipt പറ്റി മുൻ സൂചിപ്പി D എന്ന ഇംഗ്ലീഷ് അക്ഷരം കൂടി കടന്നു വരുന്നുണ്ട്. bank വായ്പ്പ സർക്കാർ ഭൂമിയെടുക്കലങ്ങേയ്ക്ക് സ്ഥിരം paper വേണം. സ്ഥിരം paper അപേക്ഷിക്കുമ്പോൾ register office ഇൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കേണ്ട വരും

സ്ഥലങ്ങളിൽ village office ഉദ്യോഗസ്ഥർ ഭൂമി നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടേണ്ടി വരും. അപേക്ഷകരുടെ ഭ ഭാവി മൂലവും ജീവനക്കാരുടെ കുറവു മൂലവും ഈ സേവനങ്ങൾ പലപ്പോഴും വൈകുന്നുണ്ട് resurvey കഴിയാ ത്ത villlage office ഉകളും പഴയ ജർമനിയുടെ ഉടമസ്ഥതയിലുള്ള പേരിലാണ് ഭൂമി കിടക്കുന്നത്. എന്നതാണ് മറ്റൊരു പ്രശ്നം. ഇത് ശെരിയാക്കാനും നെട്ടോട്ടമോടണം അപേക്ഷകളുടെ എണ്ണം വര്ധിപ്പിക്കുമ്പോഴും village office ഉകളിൽ പോലും ആവശ്യത്തിന് ജീവനക്കാരില്ല. ആർ അളവെങ്ങനെ second ആവും. നേരത്തെ നികുതി receipt ഇലും കൈവശ രേഖകളിലുമെല്ലാം cent ന്റെ ഏക്കർ ബൂമിടെ അളവ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും കുറച്ച് വർഷങ്ങളായി ആർ എന്ന അളവിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. ആറളവിന് cent ഇലാക്കാനും ജനം വലയുന്നു. ഒരു ആർ എന്ന് പറയുമ്പോൾ രണ്ടേ point നാപ്പത്തേഴ് cent ആണ്. ഉതാഹരണത്തിന് പത്ത് point ഇരുപത്താറ് എന്നാണ് അളവിലെങ്കിൽ ആ സംഘ്യയെ രണ്ടേ point നാപ്പത്തേഴ് കൊണ്ട് ഗുണിക്കണം അപ്പോഴ് കിട്ടുന്ന ഇരുപത്തിയഞ്ചെ point മുപ്പത്തി നാല് cent ആണ് ഭൂമിയുടെ അളവ്. മയസൂരിൽ നിന്ന് കയമ്പത്തൂർ വരെ ഇരുന്നൂറ് kilo metre വരുന്ന road കർണാടകയിലെ തമിഴ്‌നാട്ടിലെ

വഴിയുള്ള പാത കർണാടക കർണാടകയുടെ ദിലിക്കിരി തെലങ്കാന മൈസൂരുവിൽനിന്നു തൃശ്ശൂരിലേക്ക് ചാമരാജ്നഗർ സത്യമംഗലം വഴി service ഉകൾ ഉണ്ട്. മൈസൂരിൽ പഠിക്കുന്ന മലയാളീ വിദ്യാർത്ഥികളാണ് കൂടുതലായി ഈ bypass service ഉകളെ ആശ്രയിക്കുന്നത്. ഈ road നഗരം മുതൽ വെഞ്ഞാരി checkpost വരെ സത്യമംഗലം export highway ആക്കാനായി നിമാനപ്രവർത്തക ആരംഭിച്ചിട്ടുണ്ട് സാംഗ്യെ കടൂർ സാങ്കേര്യത്തിലൂടെയും കടന്നു പോവുന്നുണ്ട്. മൈസൂരുവിൽ നിന്ന് തൃശൂരിലേക്ക് ചാമരാനഗർ സത്യമംഗലം വഴി bypass service ഉകൾ ഉണ്ട് വനമേഖലയിൽ കഴിഞ്ഞ ശേഷം road വികസനം പുരോഗമിക്കുന്നു മ്മ് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു.

ഞങ്ങൾ സാധാരണ എല്ലാ കൊല്ലവും ഡിസംബർ മാസത്തിൽ ഞങ്ങൾ tour പോകൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് മറ്റ് ഇവിടുന്നാണ്. എവിടുന്നാണെന്നു ചോദിച്ചാൽ, എവിടേയ്ക്കാണെന്ന് ചോദിച്ചാൽ ഇവിടേയ്ക്ക്, മൈസൂർക്ക്. അന്ന് ഞങ്ങൾ രണ്ടു വണ്ടിയായിട്ടാണ് പോയത്. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ പുരയി ഞങ്ങളുടെ വീട്ടിലത്തെ ആൾക്കാരും പിന്നെ എന്റെ ഒരു മാമ്മന്റെ വീട്ടുകാരും മാത്രമായിരുന്നു. പിന്നെ രണ്ടാമത് പോയത് ഞങ്ങൾ ഊട്ടിക്കാണ് പോയത്. ഊട്ടിക്ക് ഞങ്ങൾ ഒരു ടെമ്പോ ട്രാവലറിൽ ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിൽത്തെ എല്ലാവരും ഉണ്ടായി. പിന്നെ ഏറ്റവും അവസാനം പോയത് അതായത് ഈ കഴിഞ്ഞ വർഷം പോയത് പിന്നെ മൂന്നാറിലേക്കായിരുന്നു.

ഞങ്ങളുടെ വീട്ടുകാരും അതുപോലെ മാമനും മാമ്മൻമാരും എനിക്ക് ആറു മാമ്മൻമാരുണ്ട്. അപ്പോ മാമ്മൻമാരും മാമ്മൻമാര് എന്നു പറയുമ്പോൾ ഉമ്മാന്റെ ഏട്ടന്മാരുമുണ്ടാകും അനിയന്മാരും. പിന്നെ അതുപോലെ മാമ്മൻമാരുടെ wife ഉം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 അതുകൊണ്ട് maximum നമുക്ക് enjoy ചെയ്യാൻ പറ്റി. അതിൽ ഈ മൂന്നുവട്ടം tour പോയതിൽ അതായത് മൈസൂർക്ക് ആദ്യത്തെ വട്ടം. രണ്ടാമത് ഊട്ടി, പിന്നെ മൂന്നാമത് പോയത് മറ്റേ എവിടേക്ക്. എവിടെ എന്നു ചോദിച്ചാല് മൂന്നാർക്ക്. അതിൽ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 മൂന്നു ദിവസം അവിടെ stay ചെയ്തു. മൂന്നാറില്. മൂന്നു ദിവസത്തെ trip ആയിരുന്നു. ബാക്കി പോയതെല്ലാം അതായത് ഊട്ടിയിലേക്കായാലും മൈസൂറിലേയ്ക്കായാലും ഏകദേശം ഒരു ദിവസം കൊണ്ടു പോയി പോരുകയാണ് ചെയ്തത്. ഇത് ഒരു മൂന്നു ദിവസത്തെ plan ആണ് ഞങ്ങൾ പോയത്. so അതുകൊണ്ട് ഞാൻ നല്ലവണ്ണം enjoy ചെയ്തിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും. എല്ലാവരും വളരെയധികം enjoy ചെയ്തു. എന്റെ വീട്ടിലത്തെ എന്റെ ഉപ്പ ഉണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു. എന്റെ അനിയനും പെങ്ങൻമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു പെങ്ങളൊഴികെ അല്ല രണ്ടു പെങ്ങൻമാരൊഴികെ ഞാനും ബാപ്പയും ഉമ്മയും പിന്നെ എന്റെ ഒരു പെങ്ങളും ആണ് tour ന്റെ അന്ന് . ആദ്യം മറ്റേ മൂന്നാർക്ക് പോകുമ്പോൾ. ഊട്ടിയിലേക്കും മൈസൂറിലേക്കും പോകുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോ മൂന്നാർക്ക് പോകുമ്പോൾ ഏകദേശം ഞങ്ങൾ

പിന്നെ രാവിലെ എന്നു പറയുമ്പോൾ ഉച്ചകഴിഞ്ഞിട്ടുള്ളതല്ല രാത്രി ഏകദേശം രണ്ടു രണ്ടര സമയത്താണ് പോയത്. പിന്നെ ആദ്യം ഞങ്ങൾ പോയത് ഇവിടേയ്ക്കായിരുന്നു. എവിടേക്ക് തൃശൂർ zoo വിലേക്കായിരുന്നു ഞങ്ങൾ പോയത്.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 അപ്പോ അങ്ങോട്ട് കയറുമ്പോള് അന്ന് ആ കൊറോണ സമയത്ത് ആയിരുന്നതുകൊണ്ട് കൊറോണ സമയം അല്ല കൊറോണ സമയമൊക്കെ കഴിഞ്ഞിരുന്നു ആ സമയത്തൊക്കെ പക്ഷേ മറ്റ് അവിടെ കയറുമ്പോൾ കോവിഡ് certificate ഒക്കെ കാണിച്ചുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ടായി. പക്ഷേ ഞങ്ങൾ എല്ലാവരും അതിന്റെ ഉള്ളിലേക്ക് കേറി ഞങ്ങൾ കുറേ മൃഗങ്ങളെ ഒക്കെ കണ്ടു. പിന്നെ ഞാൻ മൈസൂർ zoo ഒക്കെ കണ്ടുക്കുണു. സൂപ് അപ്പോ ഈ മൈസൂർ zoo വിന്റെ ഒന്നും അത്ര ഇല്ല നമ്മുടെ തൃശൂർ ഉള്ള zoo. അവിടെ മൃഗങ്ങൾ കുറവാണ്. പക്ഷേ കുറേ എണ്ണം കണ്ടു. അതിൽ എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു മൃഗം എന്നുണ്ടെങ്കില് ടുട്ടു എന്നു പേരുള്ള ഒരു മൃഗം ഉണ്ടായിരുന്നു. ഒരു കാട്ടുപോത്തോ എരുമ നല്ല വലിപ്പം ഉള്ളത്. നല്ല സാധനമായിരുന്നു. അതിന്റെ പേര് എന്നത് രസമാണ്

മറ്റ് അവിടെ കുറേ cinema shooting ഒക്കെ നടന്നു എന്നു പറഞ്ഞിനി. ഏത് നമ്മുടെ ബാഹുബലി ഒക്കെ. അപ്പോ ഞാൻ കുറേ expectation വച്ചിട്ടാണ് പോയത്. അപ്പോ അടിപൊളിയായിരുന്നു. നല്ല . പിന്നെ അവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിൽത്തന്നെ ഒരു ഇത് ഇല്ലേ ഒരു ചെറിയൊരു കെട്ടിടം? കെട്ടിടം അല്ല ഒരു കുടില് അപ്പോ അതൊക്കെ കാണാൻ പറ്റി. പക്ഷേ അതിന്റെ അടുത്തേയ്ക്ക് ഒന്നും പോകാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് വെള്ളം ആയിരുന്നു. അപ്പം അടിപൊളി . ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നു പറയണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് എവിടെക്കാണെന്ന് വെച്ചാല് മറ്റേ മലക്കപ്പാറ ആയിരുന്നു. മലക്കപ്പാറ. അതായത് വെറും forest ആണ്. forest ന് ഉള്ളിൽകൂടിയാണ് ഞങ്ങൾ പോയത്. പിന്നെ കുറേ മൃഗങ്ങളെ ഒക്കെ കാണാൻ പറ്റും എന്നു വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും ഒരു ആനനെ മാത്രം ഞങ്ങൾക്ക് കാണാൻ പറ്റി അടിയില്. ഈ മലക്കപ്പാറ ആണ് ഞങ്ങൾ tour പോയപ്പോൾ ഒരു കാരണം ആകെ block ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റിയ സമയത്ത് ഞങ്ങൾ അന്നുരാത്രി ഞങ്ങൾ stay ചെയ്യണമെന്നായിരുന്നു വിചാരം. പക്ഷേ മലക്കപ്പാറ തിരി, പോയിട്ട് തിരിച്ചുവരുന്ന വഴിക്ക് block ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പിന്നെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് stay ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒന്ന് late ആയി എന്നുവേണം പറയാൻ. കൃത്യമായിട്ട് പറഞ്ഞാൽ late ആയി. അതുകൊണ്ടു തന്നെ ഞങ്ങൾ നേരത്തെ room ൽ എത്തിയിട്ട് camp fire ഒക്കെ set ചെയ്തിരുന്നു. plan ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ late ആയതുകൊണ്ട് നേരെ room ൽ കയറി വാതില്, കിടന്നുറങ്ങുകയാണ് ചെയ്തത്. fan ഒക്കെയുണ്ടായി. camp fre യാതൊന്നും നടന്നില്ല. ഒന്നും നടന്നില്ല. പിന്നെ എന്തോ കൃത്യസമയത്ത് food ഉം കിട്ടിയില്ല. ഉദ്ദേശിച്ച food ഉം കിട്ടിയില്ല പൊറോട്ടയൊക്കെയാണ് ആ സമയത്ത് കിട്ടിയത്. പക്ഷേ കുഴപ്പല്ല. മലക്കപ്പാറ പോയതാണ് ഒന്ന് പ്രശ്നം വന്നത്. പക്ഷേ ഒരു ആനയെയും പിന്നെ forest ആയതുകൊണ്ട് ആഹ് പിന്നെ കുറേ മാൻ, മാനൊക്കെ daily, daily അല്ല, മാനൊക്കെ അടിവാരം tour പോകുമ്പോൾ കാണാറുണ്ട്. കയറ്റത്തിൽ മാൻ കുറച്ച് മാൻ കണ്ടു. പിന്നെ കുറച്ച് ആനനിം കണ്ടു. കുറച്ചല്ല ഒന്നു രണ്ട് ആനനിം കണ്ടു. അഹ് അത് ഇതായി. പിന്നെ ഞങ്ങൾ പോയത് മൂന്നാറിൽ പോയപ്പോൾ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 തണുപ്പ് എന്നു പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് നമുക്കീ coat ടണ്ട ആവശ്യം ഒന്നുമില്ല. നല്ല പിന്നെ അഹ് നല്ല enjoy ചെയ്യാൻ പറ്റുന്ന നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. അങ്ങനെ തണുപ്പത്ത് നല്ല ടോപ്പ് സ്റ്റേഷനിൽ അങ്ങനെ അതൊക്കെ കണ്ടു ഞങ്ങൾ ഒരു ഏകദേശം അതായത് രണ്ടു പകലും മൂന്നു രാത്രിയുമാണ്. അങ്ങനെയായിരുന്നു പോയത്.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 മൂന്നാർ യാത്രയായിരുന്നു. ഞാനൊക്കെ maximum enjoy ചെയ്തു. പിന്നെ ഞങ്ങൾ അതിനു മുമ്പ് പോയത് ഊട്ടിയായിരുന്നു. അതായത് അത് സത്യം പറഞ്ഞാൽ എനിക്കാകെ ഒരു എന്നു പറഞ്ഞാൽ ആകെ വിഷമമായി. കാരണം ഉം one day trip അയതുകൊണ്ടുതന്നെ പിന്നെ ആകെ ഒരു രസമുണ്ടായിരുന്നില്ല. പിന്നെ ആർക്കും തന്നെ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് പറഞ്ഞിനി. അതുകൊണ്ട് എന്തൊക്കെയോ കണ്ടു പോന്നു.